എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നമസ്ക്കാരം
ഇത് മൻ കി ബാത്തിന്റെ 91ാം പതിപ്പാണ്
നമ്മൾ മുൻപ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു
പല പല വിഷയങ്ങളിലും സ്വന്തം അഭിപ്രായം പങ്കുവെച്ചു
എന്നാൽ ഇപ്രാവശ്യത്തെ മൻ കി ബാത്തിന് ഒരു പ്രധാന സവിശേഷതയുണ്ട്
ഇത്തവണത്തെ സ്വാതന്ത്ര്യദിനത്തിൽ ഭാരതം സ്വാതന്ത്ര്യം നേടിയിട്ട് 75 വർഷം പൂർത്തിയാകുന്നു എന്നതാണ് കാരണം
നാമെല്ലാവരും വളരെ അത്ഭുതകരമായ ചരിത്രപരമായ ആ നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ പോകുകയാണ്
ഈശ്വരൻ ഈ വലിയ ഭാഗ്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്
നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ അടിമത്തത്തിന്റെ കാലത്താണ് ജനിച്ചിരുന്നതെങ്കിൽ ഈ ഒരു ദിവസത്തെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുമായിരുന്നോ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടിയുള്ള ആ പിടച്ചിൽ പാരതന്ത്ര്യത്തിന്റെ ചങ്ങലകളിൽ നിന്നു സ്വാതന്ത്ര്യം നേടാനുള്ള ആ പാരവശ്യം എത്ര വലുതായിരുന്നിരിക്കും
ആ കാലത്തായിരുന്നെങ്കിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ഭാരതീയർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി മല്ലടിച്ച് ജീവത്യാഗം ചെയ്യുന്നത് നമ്മളും കാണുമായിരുന്നു
അങ്ങനെയായിരുന്നെങ്കിൽ എന്റെ ഹിന്ദുസ്ഥാൻ എന്നാണ് സ്വാതന്ത്ര്യം നേടുന്നത് എന്ന സ്വപ്നവുമായിട്ടായിരിക്കും ഓരോ പ്രഭാതത്തിലും നാം ഉണരുക
ഒരുപക്ഷേ നമ്മളും വന്ദേമാതരം പാടിക്കൊണ്ട് ഭാരത് മാതാ കി ജയ് വിളിച്ചുകൊണ്ട് വരും തലമുറയ്ക്കു വേണ്ടി സ്വന്തം ജീവിതം സമർപ്പിക്കുമായിരുന്നു
സ്വന്തം യുവത്വം ഹോമിക്കുമായിരുന്നു
സുഹൃത്തുക്കളേ ജൂലൈ 31 അതായത് ഇന്ന് നമ്മൾ എല്ലാവരും ഉധം സിങ്ങിന്റെ രക്തസാക്ഷിത്വത്തിനു മുന്നിൽ പ്രണമിക്കുകയാണ്
രാജ്യത്തിനുവേണ്ടി തങ്ങളുടെ സർവ്വസ്വവും സമർപ്പിച്ച മഹാന്മാരായ എല്ലാ വിപ്ലവകാരികൾക്കും ഈ അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു
സുഹൃത്തുക്കളേ സ്വാതന്ത്ര്യത്തിന്റെ അമൃതമഹോത്സവം ഒരു ജനകീയ വിപ്ലവമായി മാറിയിരിക്കുന്നതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്
സമൂഹത്തിലെ ഓരോ വിഭാഗത്തിൽപ്പെട്ടവരും ഇതുമായി ബന്ധപ്പെട്ട് പല പരിപാടികളിലും പങ്കെടുക്കുന്നു
ഇതിൽ ഒരു പരിപാടിയാണ് ഈ മാസം ആദ്യം മേഘാലയയിൽ നടന്നത്
മേഘാലയയിലെ വീരനായ യോദ്ധാവ് യു
ടിരോത് സിംഗിന്റെ ചരമദിനത്തിൽ ആളുകൾ അദ്ദേഹത്തെ സ്മരിച്ചു
ഖാസി ഹിൽസിൽ അധികാരം സ്ഥാപിക്കാനും അവിടത്തെ സംസ്കാരത്തിന് പ്രഹരം ഏൽപ്പിക്കാനും ശ്രമിച്ച വെള്ളക്കാരുടെ ഗൂഢാലോചനയെ ചെറുത്തു തോൽപ്പിക്കാൻ ടിരോത് സിംഗ് ശ്രമിച്ചു
ചരമദിന പരിപാടിയിൽ ഒരുപാട് കലാകാരന്മാർ മനോഹരമായി അവരവരുടെ കലാവൈഭവം പ്രകടിപ്പിച്ചു
അതുവഴി ചരിത്രത്തെ ജീവസ്സുറ്റതാക്കി
ഇതിൽ മേഘാലയയുടെ മഹത്തായ സംസ്കാരം വിളിച്ചോതുന്ന ഒരു കാർണിവൽ അവതരിപ്പിക്കപ്പെട്ടു
ഏതാനും ആഴ്ചകൾക്കു മുൻപ് കർണ്ണാടകയിൽ അമൃത ഭാരതീ കന്നടാർത്ഥി എന്ന പേരിൽ ഒരു പാരിപാടി സംഘടിപ്പിക്കപ്പെട്ടു
അതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 75 സ്ഥലങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവവുമായി ബന്ധപ്പെട്ട് ഗംഭീരമായ പരിപാടി നടത്തപ്പെട്ടു
അതിൽ കർണ്ണാടകത്തിലെ മഹാന്മാരായ സ്വാതന്ത്ര്യസമരസേനാനികളെ സ്മരിക്കുന്നതിനോടൊപ്പം പ്രാദേശിക സാഹിത്യസംബന്ധിയായ നേട്ടങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതിനും ശ്രമം നടന്നു
സുഹൃത്തുക്കളേ ഈ ജൂലായിൽ സ്വാതന്ത്ര്യത്തിന്റെ തീവണ്ടിയും റെയിൽവേ സ്റ്റേഷനും എന്ന പേരിൽ വളരെ ശ്രദ്ധേയമായ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു
സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ റെയിൽവേയുടെ പങ്കിനെപ്പറ്റി ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ ലക്ഷ്യം
സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന പല റെയിൽവേ സ്റ്റേഷനുകളും നമ്മുടെ നാട്ടിലുണ്ട്
ഈ റെയിൽവേ സ്റ്റേഷനുകളെ കുറിച്ച് അറിയുമ്പോൾ നിങ്ങളും അത്ഭുതപ്പെടും
ഝാർഖണ്ഡിലെ ഗോമോ ജംഗ്ഷൻ ഇപ്പോൾ നേതാജി സുഭാഷ്ചന്ദ്രബോസ് ജംഗ്ഷൻ ഗോമോ എന്നാണ് ഔദ്യോഗികമായി ഇപ്പോൾ അറിയപ്പെടുന്നത്
എന്തുകൊണ്ടെന്നറിയാമോ കാൽകാ മെയിലിൽ സഞ്ചരിക്കവേ ഇതേ സ്റ്റേഷനിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസിന് ബ്രിട്ടീഷുകാരെ കബളിപ്പിക്കാനായത്
നിങ്ങളെല്ലാവരും ലഖ്നൌവിന് അടുത്തുള്ള കാകോരി റെയിൽവേ സ്റ്റേഷനെപ്പറ്റി കേട്ടുകാണും
രാമപ്രസാദ ബിസ്മിൽ അശ്ഫാക് ഉല്ലാഖാൻ മുതലായ ധീരന്മാരുടെ പേരുകൾ ഈ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു കിടക്കുന്നു
ഇതുവഴി യാത്ര ചെയ്ത ഇംഗ്ലീഷുകാരുടെ ഖജനാവ് കൊള്ളയടിക്കുകവഴി ഈ ധീര വിപ്ലവകാരികൾ അവരുടെ ശക്തി അറിയിക്കുകയാണ് ചെയ്തത്
നിങ്ങൾ തമിഴ്നാട്ടുകാരുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾക്കു തൂത്തുക്കുടി ജില്ലയിലെ വാഞ്ചി മണിയാച്ചി ജംഗ്ഷനെപ്പറ്റി അറിയാൻ കഴിയും
ഈ സ്റ്റേഷൻ തമിഴ് സ്വാതന്ത്ര്യസമരസേനാനി വാഞ്ചിനാഥന്റെ പേരിലാണ് അറിയപ്പെടുന്നത്
ഇവിടെ വെച്ചാണ് 25 വയസ്സുകാരൻ വാഞ്ചി ബ്രിട്ടീഷ് കളക്ടർക്ക് അദ്ദേഹത്തിന്റെ ചെയ്തിയ്ക്കു ശിക്ഷ നൽകിയത്
സുഹൃത്തുക്കളേ ആ പട്ടിക വളരെ വലുതാണ്
രാജ്യത്തിലെ ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന 75 റെയിൽവേ സ്റ്റേഷനുകൾ കണ്ടെത്തിയിട്ടുണ്ട്
ഈ 75 റെയിൽവേ സ്റ്റേഷനുകളും വളരെ ഭംഗിയായി അലങ്കരിക്കുകയാണ്
ഈ സ്റ്റേഷനുകളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്
നിങ്ങളും നിങ്ങളുടെ സമീപത്തുള്ള ഐതിഹാസികമായ സ്റ്റേഷൻ തീർച്ചയായും സന്ദർശിക്കാനുള്ള സമയം കണ്ടെത്തുക തന്നെ വേണം
അപ്പോൾ സ്വാതന്ത്ര്യസമരത്തിന്റെ ഇതുവരെ നമുക്ക് അറിയാൻ കഴിയാതിരുന്ന ചരിത്രത്തെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാൻ കഴിയും
സ്വന്തം സ്കൂളിലെ ചെറിയ കുട്ടികളെ ഇങ്ങനെയുള്ള സ്റ്റേഷനുകളിൽ കൊണ്ടുപോയി സംഭവങ്ങളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിക്കുകയും അവർക്ക് മനസ്സിലാക്കിക്കൊടുക്കുകയും ചെയ്യണം എന്നാണ് സമീപപ്രദേശങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളോടും അദ്ധ്യാപകരോടും എനിക്കു പറയാനുള്ളത്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവവുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് 13 മുതൽ 15 വരെ ഹർ ഘർ തിരംഗ ഓരോ വീട്ടിലും ത്രിവർണ്ണ പതാക എന്ന സവിശേഷമായ പരിപാടി സംഘടിപ്പിക്കുകയാണ്
ഇതിന്റെ ഭാഗമായി ആഗസ്റ്റ് 13 മുതൽ 15 വരെ നിങ്ങളും സ്വന്തം വീടുകളിൽ തീർച്ചയായും ത്രിവർണ്ണ പതാക ഉയർത്തണം
ത്രിവർണ്ണ പതാക നമ്മെ ഐക്യപ്പെടുത്തുന്നു രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു
ആഗസ്റ്റ് രണ്ടു മുതൽ 15 വരെ ത്രിവർണ്ണ പതാകയെ സ്വന്തം സോഷ്യൽ മീഡിയാ പ്രൊഫൈൽ പിക്ചറാക്കാനുള്ള ഒരു നിർദ്ദേശവും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെയ്ക്കുകയാണ്
ആഗസ്റ്റ് രണ്ട് എന്ന തീയതിക്ക് നമ്മുടെ ത്രിവർണ്ണ പതാകയുമായി ഒരു വിശേഷബന്ധം ഉണ്ടെന്ന കാര്യം നിങ്ങൾക്കറിയുമോ പിംഗലി വെങ്കയ്യയുടെ ജന്മ വാർഷിക ദിനമാണ് അന്ന്
അദ്ദേഹമാണ് നമ്മുടെ ദേശീയപതാക രൂപകൽപ്പന ചെയ്തത്
ഞാൻ ആദരപൂർവ്വം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലിയർപ്പിക്കുകയാണ്
നമ്മുടെ ദേശീയപതാകയെ കുറിച്ച് സംസാരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞാൻ മാഡം കാമാ എന്ന വിപ്ലവകാരിയായ മഹതിയെ സ്മരിക്കുകയാണ്
ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തതിൽ അവരുടെ പങ്ക് വളരെ മഹത്തരമാണ്
പ്രിയമുള്ള സുഹൃത്തുക്കളേ നമ്മൾ നാട്ടുകാരെല്ലാവരും വളരെ നിഷ്ഠയോടു കൂടി സ്വന്തം കർത്തവ്യങ്ങൾ നിറവേറ്റണം എന്നതാണ് സ്വാതന്ത്ര്യത്തിന്റെ അമൃതോത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളുടേയും മഹത്തായ സന്ദേശം
എന്നാൽ മാത്രമേ എണ്ണമറ്റ നമ്മുടെ സ്വാതന്ത്ര്യസമരസേനാനികളുടെ സ്വപ്നം നമുക്ക് പൂർണ്ണമാക്കാൻ കഴിയൂ
അവരുടെ സ്വപ്നത്തിലെ ഭാരതം കെട്ടിപ്പടുക്കാൻ കഴിയൂ
അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന 25 വർഷം എന്ന ആ അമൃതകാലഘട്ടം ഓരോ ഭാരതീയനും കർത്തവ്യം നിറവേറ്റാനുള്ള കാലം പോലെ തന്നെയാണ്
രാജ്യത്തെ സ്വതന്ത്രമാക്കിയ നമ്മുടെ ധീരസേനാനികൾ ഈ ചുമതല നമ്മെ ഏൽപ്പിച്ചിട്ടാണ് കടന്നുപോയത്
അത് നമുക്ക് പൂർണ്ണമായും നിറവേറ്റേണ്ടതുണ്ട്
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ കൊറോണയ്ക്കെതിരായി നമ്മുടെ യുദ്ധം ഇപ്പോഴും നിലനിൽക്കുന്നു
ലോകം മുഴുവൻ ഇപ്പോഴും ഇതുമായി മല്ലിടുന്നു
ജനങ്ങൾക്ക് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയറിലുള്ള ഏറിവരുന്ന താല്പര്യം ഇതിൽ എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്
കൊറോണയ്ക്കെതിരായ യുദ്ധത്തിൽ ഭാരതത്തിന്റെ പരമ്പരാഗത ചികിത്സാ പദ്ധതി എത്രമാത്രം ഫലപ്രദമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം
ആയുഷ് ആഗോളതലത്തിൽ ഇതിനായി പ്രധാന പങ്ക് നിർവ്വഹിച്ചിട്ടുണ്ട്
ലോകത്തെമ്പാടും ആയുർവേദത്തിനോടും ഭാരതീയ മരുന്നുകളോടുമുള്ള താല്പര്യം വർദ്ധിച്ചു വരുന്നുണ്ട്
ആയുഷ് എക്സ്പോർട്ടിൽ റെക്കോർഡ് വർദ്ധനവുണ്ടായതിനു കാരണം ഇതാണ്
മാത്രമല്ല ഈ മേഖലയിൽ പല പുതിയ സ്റ്റാർട്ടപ്പുകളും വരുന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്
ഈ അടുത്തകാലത്ത് ഗ്ലോബൽ ആയുഷ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഇന്നവേഷൻ സമ്മിറ്റ് നടന്നു
ഈ ഉച്ചകോടിയിൽ ഏകദേശം പതിനായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസലുകൾ കിട്ടി എന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടേയ്ക്കാം
കൊറോണക്കാലത്ത് ഔഷധസസ്യങ്ങളുടെ റിസർച്ചിൽ വൻ വർദ്ധനവുണ്ടായി എന്നുള്ളത് മറ്റൊരു പ്രധാന കാര്യമാണ്
ഇതുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗവേഷണപഠനങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടുന്നു
ഇത് എന്തായാലും നല്ലൊരു തുടക്കമാണ്
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്ത് ഔഷധസസ്യങ്ങളുമായി ബന്ധപ്പെട്ട് മഹത്തരമായ പ്രയത്നങ്ങൾ നടക്കുന്നു
ഈ ജൂലൈ മാസത്തിൽ തന്നെ ഇന്ത്യൻ വെർച്വൽ ഹെർബേറിയം ലോഞ്ച് ചെയ്യപ്പെട്ടു
നമ്മുടെ വേരുകളുമായി ചേരുന്നതിന് ഡിജിറ്റൽ ലോകത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിന് ഉദാഹരണമാണ് ഇത്
സംരക്ഷിത ചെടികൾ അഥവാ ചെടികളുടെ ഭാഗങ്ങളുടെ ഡിജിറ്റൽ ഇമേജിന്റെ താല്പര്യജനകമായ സംഗ്രഹമാണ് ഇന്ത്യൻ വെർച്വൽ ഹെർബേറിയം
ഇവ വെബുകളിൽ സുലഭമാണ്
ഈ വെർച്വൽ ഹെർബേറിയത്തിൽ ഒരുലക്ഷത്തിലധികം സ്പെസിമെൻസുമായി ബന്ധപ്പെട്ട് സയന്റിഫിക് ഇൻഫർമേഷൻ ലഭ്യമാണ്
ഭാരതത്തിന്റെ സസ്യവൈവിദ്ധ്യത്തിന്റെ സമൃദ്ധമായ ചിത്രം വെർച്വൽ ഹെർബേറിയത്തിൽ കാണപ്പെടുന്നു
ഇന്ത്യൻ വെർച്വൽ ഹെർബേറിയം ഭാരതീയ സസ്യജാലങ്ങളുടെ ഗവേഷണത്തിന് മഹത്തായ റിസോഴ്സ് ആകുമെന്ന് ഞാൻ കരുതുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ മൻ കീ ബാത്തിലൂടെ ഓരോ പ്രാവശ്യവും നമ്മൾ നമ്മളിൽ ആഹ്ലാദമുണർത്തുന്ന നമ്മുടെ നാട്ടുകാരുടെ വിജയഗാഥകൾ ആണ് ചർച്ച ചെയ്യുന്നത്
അങ്ങനെയുള്ള വിജയഗാഥ ചുണ്ടിൽ പുഞ്ചിരി പടർത്തുമെങ്കിൽ നാവിൽ മാധുര്യം ഉണർത്തുമെങ്കിൽ അതിനെ നമ്മൾ സ്വർണ്ണത്തിന് സുഗന്ധം പോലെ എന്നുപറയും
നമ്മുടെ കൃഷിക്കാർ ഈയിടെ തേൻ ഉല്പാദനത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്
തേനിന്റെ മാധുര്യം നമ്മുടെ കൃഷിക്കാരുടെ ജീവിതം മാറ്റിമറിയ്ക്കുകയാണ്
അവരുടെ വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ്
ഹരിയാനയിലെ യമുനാ നഗറിൽ സുഭാഷ് കംബോജ് എന്നു പേരുള്ള തേനീച്ച വളർത്തുകാരൻ സുഹൃത്തുണ്ട്
ശാസ്ത്രീയമായി തേനീച്ച പരിപാലനം ചെയ്യുവാനുള്ള പരിശീലനം സിദ്ധിച്ചയാളാണ് ശ്രീ സുഭാഷ്
അദ്ദേഹം കേവലം ആറ് കൂടുമായാണ് ആദ്യം സംരംഭം ആരംഭിച്ചത്
ഇന്ന് അദ്ദേഹം ഏകദേശം രണ്ടായിരം കൂടുകളിൽ തേനീച്ചകളെ വളർത്തുന്നുണ്ട്
അദ്ദേഹം ഉല്പാദിപ്പിക്കുന്ന തേൻ പല രാജ്യങ്ങളിലും വിതരണം ചെയ്യുന്നുണ്ട്
ജമ്മുവിലെ പല്ലി എന്ന ഗ്രാമത്തിൽ താമസിക്കുന്ന ശ്രീ വിനോദ് കുമാർ 1500 ലധികം തേനീച്ച കോളനികൾ പരിപാലിക്കുന്നുണ്ട്
കഴിഞ്ഞവർഷം അദ്ദേഹം റാണി തേനീച്ച പരിപാലനത്തിൽ പരിശീലനം നേടി
ഇതിലൂടെ അദ്ദേഹം 15 ലക്ഷം മുതൽ 20 ലക്ഷം വരെ വാർഷിക വരുമാനം നേടുന്നുണ്ട്
ശ്രീ മധുകേശ്വർ ഹെഗ്ഡേ കർണ്ണാടകത്തിലെ ഒരു കൃഷിക്കാരനാണ്
താൻ ഭാരത സർക്കാരിൽ നിന്നും 50 തേനീച്ച കോളനികൾക്കായുള്ള സബ്സിഡി എടുത്തിരുന്നു എന്ന് ശ്രീ മധുകേശ്വർ പറഞ്ഞു
ഇന്ന് അദ്ദേഹത്തിന്റെ പക്കൽ 800 ൽപ്പരം കോളനികൾ ഉണ്ടെന്നു മാത്രമല്ല ധാരാളം ടൺ തേൻ വിൽക്കുകയും ചെയ്യുന്നുണ്ട്
അദ്ദേഹം തന്റെ പ്രവർത്തനങ്ങളിൽ പല പുതുമകളും ആവിഷ്ക്കരിച്ചു
ഞാവൽ തേൻ തുളസി തേൻ നെല്ലിക്ക തേൻ തുടങ്ങിയ സസ്യങ്ങളിൽ നിന്ന് എടുക്കുന്ന തേനിന്റെ വിവിധ ഇനങ്ങൾ ഉണ്ടാക്കുന്നുമുണ്ട്
ശ്രീ മധുകേശ്വറിന്റെ തേനുല്പാദനത്തിലെ പുതുമയും വിജയവും അദ്ദേഹത്തിന്റെ പേര് അന്വർത്ഥമാക്കുന്നതു തന്നെയാണ്
സുഹൃത്തുക്കളേ തേനിന് നമ്മുടെ പരമ്പരാഗത ആരോഗ്യശാസ്ത്രത്തിൽ എത്രയേറെ പ്രാധാന്യമാണുള്ളതെന്ന് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ
ആയുർവേദ ഗ്രന്ഥങ്ങളിൽ തേനിനെ അമൃത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്
തേൻ നമുക്ക് സ്വാദ് മാത്രമല്ല ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു
തേൻ ഉല്പാദനരംഗത്ത് ഇന്ന് അനേകം സാധ്യതകളുണ്ട്
പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത യുവാക്കളും ഇതിൽ സ്വയംതൊഴിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു
അത്തരത്തിലുള്ള ഒരാളാണ് യു പിയിലെ ഖോരക്പുരിലെ ശ്രീ നിമിത് സിംഗ്
ശ്രീ നിമിത് ബി ടെക്കുകാരനാണ്
അദ്ദേഹത്തിന്റെ അച്ഛൻ ഡോക്ടറുമാണ്
എന്നാൽ പഠിത്തം കഴിഞ്ഞശേഷം ശ്രീ നിമിത് ജോലിക്കു പകരം സ്വയംതൊഴിൽ ചെയ്യാനുള്ള തീരുമാനം എടുത്തു
അദ്ദേഹം തേൻ ഉല്പാദനം തൊഴിലായി സ്വീകരിച്ചു
ഗുണനിലവാര പരിശോധനകൾക്കായി ലഖ്നൌവിൽ സ്വന്തമായി ഒരു ലാബും ഉണ്ടാക്കി
ശ്രീ നിമിത് ഇപ്പോൾ തേനിൽ നിന്നും മെഴുകിൽ നിന്നും നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്
കൂടാതെ പല നാട്ടിൽ പോയി കർഷകർക്ക് പരിശീലനവും നൽകുന്നു
ഇതുപോലുള്ള ചെറുപ്പക്കാരുടെ ശ്രമഫലമായാണ് നമ്മുടെ രാജ്യം ഇന്ന് ഇത്ര വലിയ തേൻ ഉല്പാദക രാജ്യമായി മാറുന്നത്
നമ്മുടെ രാജ്യത്ത് തേനിന്റെ കയറ്റുമതി കൂടി എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും
നമ്മുടെ രാജ്യം നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ എന്ന പദ്ധതി തുടങ്ങി
കർഷകർ കഠിനമായി അദ്ധ്വാനിച്ചു
അങ്ങനെ നമ്മുടെ തേനിന്റെ മാധുര്യം ലോകമെമ്പാടും വ്യാപിച്ചു
ഈ മേഖലയിൽ ഇനിയും വലിയ സാധ്യതകളുണ്ട്
നമ്മുടെ യുവാക്കൾ ഇത്തരം അവസരങ്ങളും സാധ്യതകളും പ്രയോജനപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ എനിക്ക് ഹിമാചൽ പ്രദേശിലെ മൻ കീ ബാത്ത് ശ്രോതാവ് ശ്രീമാൻ ആശിഷ് ബഹൽജീയുടെ കത്ത് കിട്ടി
അദ്ദേഹം കത്തിൽ ചമ്പയിലെ മിഞ്ചർ മേളയെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്
വാസ്തവത്തിൽ ചോളത്തിന്റെ പൂവിനെയാണ് മിഞ്ചർ എന്നുപറയുന്നത്
ചോളം പൂവിടുമ്പോൾ മിഞ്ചർ മേള അഥവാ മിഞ്ചർ ഉത്സവം ആഘോഷിക്കുന്നു
ഈ ഉത്സവത്തിൽ രാജ്യത്തിന്റെ പല ഭാഗത്തുനിന്നും ടൂറിസ്റ്റുകൾ പങ്കെടുക്കാൻ വരും
യാദൃശ്ചികം എന്നുപറയട്ടെ ഇപ്പോൾ മിഞ്ചർ മേള നടക്കുകയാണ്
നിങ്ങൾ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ പര്യടനം നടത്തുകയാണെങ്കിൽ ഈ ഉത്സവം കാണാൻ ചമ്പയിൽ പോകാവുന്നതാണ്
ചമ്പ വളരെ മനോഹരമായ പ്രദേശമായതുകൊണ്ടാണ് അവിടത്തെ നാടൻപാട്ടുകളിൽ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നത് ചമ്പേ ഇക് ദിൻ ഓണാ കനേ മഹീനാ റൈണാ അതായത് ആരോണോ ഒരു ദിവസത്തേക്ക് ചമ്പയിൽ വരുന്നത് അവൻ ഈ പ്രദേശത്തെ മനോഹാരിത കണ്ട് ഒരുമാസം വരെ ഇവിടെ തങ്ങുന്നു
സുഹൃത്തുക്കളേ നമ്മുടെ നാട്ടിൽ ഉത്സവങ്ങൾക്ക് വലിയ സാംസ്കാരിക മഹത്വം ഉണ്ട്
ഉത്സവങ്ങൾ ജനങ്ങളെയും മനസ്സുകളെയും ഒന്നിപ്പിക്കുന്നു
ഹിമാചൽ പ്രദേശിൽ മഴക്കാലത്തിനുശേഷം ഖരീഫ് വിളകൾ പാകമാകുമ്പോൾ സെപ്റ്റംബറിൽ ഷിംലയിൽ മാണ്ഡിയിൽ കുള്ളുവിൽ
സോലനിൽ സൈരി അഥവാ സൈർ ആഘോഷിക്കുന്നു
സെപ്റ്റംബറിൽ തന്നെയാണ് ജാഗ്രയും വരുന്നത്
ജാഗ്ര ഉത്സവത്തിൽ മഹാസു ദേവനെ ആഹ്വാനം ചെയ്ത് ബീസു ഗാനം ആലപിക്കും
മഹാസു ദേവന്റെ ഈ ജാഗ്ര ഷിംലയിലും കിന്നൌറിലും സിർമൌറിനും ഒപ്പം ഉത്തരാഖണ്ഡിലും ആഘോഷിക്കപ്പെടുന്നു
സുഹൃത്തുക്കളേ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലേയും ആദിവാസികളുടെ ഇടയിൽ പല പരമ്പരാഗത മേളകളും അതായത് ഉത്സവങ്ങളുമുണ്ട്
ഇവയിൽ ചിലതൊക്കെ ആദിവാസികളുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ളവയാണെങ്കിൽ ചിലത് ആദിവാസി സമൂഹത്തിന്റെ ചരിത്രവും പൈതൃകവുമായി ബന്ധപ്പെട്ടവയാണ്
ഉദാഹരണമായി നിങ്ങൾക്ക് അവസരം കിട്ടിയാൽ തെലുങ്കാനയിലെ മേഡാരമിലെ നാലുദിവസം നീണ്ടുനിൽക്കുന്ന സമക്കസരളമ്മ ജാത്ര മേള കാണാൻ പോകണം
ഈ ഉത്സവം തെലുങ്കാനയിലെ മഹാകുംഭമേള എന്നാണ് അറിയപ്പെടുന്നത്
സരളമ്മയെന്നും സമക്ക എന്നും പേരുള്ള രണ്ട് ആദിവാസി നായികമാരായ മഹിളകളെ ആദരിക്കുന്ന ആഘോഷമാണ് സരളമ്മ സമക്ക ജാത്ര മേള
ഇത് തെലുങ്കാനയിലെ മാത്രമല്ല ഛത്തീസ്ഗഢ് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് മുതലായ സംസ്ഥാനങ്ങളിലെയും കോയാ ആദിവാസി സമൂഹത്തിന്റെയും ആരാധനയുടെ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ്
ആന്ധ്രാപ്രദേശിലെ മാരിദമ്മയുടെ ഉത്സവവും ആദിവാസി സമൂഹത്തിന്റെ സ്വീകാര്യതയുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്
ജേഷ്ഠമാസത്തിലെ അമാവാസി മുതൽ ആഷാഢമാസത്തിലെ അമാവാസി വരെ നീളുന്നതാണ് ഈ ഉത്സവം
ഇവിടത്തെ ആദിവാസി സമൂഹം ഇതിനെ ശക്തിയുടെ ഉപാസനയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു
ഇവിടെ കിഴക്കൻ ഗോദാവരിയിലെ പെധാപുരത്ത് മാരിദമ്മയുടെ ഒരു ക്ഷേത്രമുണ്ട്
അതുപോലെ രാജസ്ഥാനിലെ ഗരാസിയ എന്ന ആദിവാസി സമൂഹം വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർത്ഥി ദിവസം സിയാവാ മേള അഥവാ മൻഖാരോ മേള സംഘടിപ്പിക്കുന്നു
ഛത്തീസ്ഗഢിലെ ബസ്തറിൽ നാരായണപുരത്തെ മാവലി മേള വളരെ സവിശേഷതയാർന്ന ഉത്സവമാണ്
സമീപത്തുള്ള മദ്ധ്യപ്രദേശിലെ ഭഗോരിയ മേള വളരെ പ്രസിദ്ധമാണ്
ഭോജരാജാവിന്റെ കാലത്താണ് ഭഗോരിയ മേളയ്ക്ക് തുടക്കം കുറിച്ചതെന്നും പറയപ്പെടുന്നു
അന്ന് കാസൂംര എന്നും ബാലൂൻ എന്നും പേരുള്ള ഭീൽ രാജാക്കന്മാർ അവരവരുടെ തലസ്ഥാനത്താണ് ആദ്യം ഈ ഉത്സവം സംഘടിപ്പിച്ചത്
അന്നുമുതൽ ഇക്കാലം വരെ ഈ ഉത്സവം അതേ ഉത്സാഹത്തോടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു
അതുപോലെ ഗുജറാത്തിൽ തരണേതർ മാധോപുർ തുടങ്ങി വളരെ പ്രസിദ്ധമായ പല ഉത്സവങ്ങളുമുണ്ട്
ഉത്സവങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ ജീവിതത്തിന്റെ ഊർജ്ജസ്രോതസ്സാകുന്നു
നിങ്ങളുടെ സമീപപ്രദേശങ്ങളിലും ഇതുപോലുള്ള അനേകം ഉത്സവങ്ങൾ ഉണ്ടാകാം
ഈ ആധുനികകാലത്ത് സമൂഹത്തിലെ ഇതുപോലുള്ള പുരാതന കണ്ണികൾ ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന സങ്കല്പത്തെ ശക്തിപ്പെടുത്തുന്നതിന് അത്യന്താപേക്ഷിതമാ ണ്
നമ്മുടെ യുവാക്കൾ തീർച്ചയായും ഇവയുമായി ബന്ധപ്പെടണം
എപ്പോഴെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള ഉത്സവങ്ങളിൽ പോകണം
അവിടത്തെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവെയ്ക്കുകയും വേണം
ആഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രധാന ഹാഷ് ടാഗ് നിങ്ങൾക്ക് ഉപയോഗിക്കാം
ഇതിലൂടെ ഈ ആഘോഷങ്ങളെ കുറിച്ച് മറ്റുള്ളവരും അറിയും
സാംസ്കാരിക മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും നിങ്ങൾക്ക് ആ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്
അടുത്ത കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ സാംസ്കാരിക മന്ത്രാലയം ഒരു മത്സരം സംഘടിപ്പിക്കുന്നു
അതിൽ ഉത്സവങ്ങളുടെ ഏറ്റവും നല്ല ചിത്രങ്ങൾ അയക്കുന്ന ആളുകൾക്ക് സമ്മാനം നൽകപ്പെടും
അപ്പോൾ പിന്നെ അമാന്തിക്കുന്നതെന്തിനാണ് ഉത്സവങ്ങൾ കാണുക ചിത്രങ്ങൾ പങ്കുവെയ്ക്കുക
സമ്മാനം ഒരുപക്ഷേ നിങ്ങൾക്കാണെങ്കിലോ
എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരേ നിങ്ങൾക്ക് ഓർമ്മ കാണും മൻ കി ബാത്തിന്റെ ഒരു ലക്കത്തിൽ ഭാരതത്തിന് കളിപ്പാട്ട കയറ്റുമതിയുടെ പവർ ഹൌസ് ആകാനുള്ള എല്ലാ കഴിവും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു
സ്പോർട്സിലും ഗയിംസിലും ഭാരതത്തിന്റെ സമൃദ്ധമായ പാരമ്പര്യത്തെ കുറിച്ചു ഞാൻ വിശേഷിച്ചു ചർച്ച ചെയ്തു
ഭാരതത്തിന്റെ തദ്ദേശീയ കളിപ്പാട്ടങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിനും പ്രകൃതിക്കും അനുകൂലമാണ്
പരിസ്ഥിതി സൌഹൃദവുമാണ്
ഞാനിന്ന് നിങ്ങളോട് ഇന്ത്യൻ കളിപ്പാട്ടങ്ങളുടെ വിജയം പങ്കിടാൻ ആഗ്രഹിക്കുന്നു
നമ്മുടെ ചെറുപ്പക്കാരുടെ സ്റ്റാർട്ടപ്പുകളുടെയും സംരംഭകരുടെയും ബലത്തിൽ നമ്മുടെ കളിപ്പാട്ട വ്യവസായം ഇത്രയധികം വിജയം വരിക്കുമെന്ന് ആരും തന്നെ സങ്കല്പിച്ചിട്ടുണ്ടാകില്ല
ഇന്നിപ്പോൾ ഇന്ത്യൻ കളിപ്പാട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തു നിന്നും വോക്കൽ ഫോർ ലോക്കൽ എന്നുതന്നെ മുഴങ്ങിക്കേൾക്കുന്നു
ഇന്ത്യയിലിപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന കളിപ്പാട്ടങ്ങളുടെ എണ്ണം നിരന്തരം കുറഞ്ഞുവരുന്നു എന്നറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം തോന്നും
മുൻപ് 3000 കോടിയിലധികം രൂപയുടെ കളിപ്പാട്ടങ്ങൾ വിദേശത്തുനിന്നും വന്നിരുന്നിടത്ത് ഇപ്പോൾ ഇവയുടെ ഇറക്കുമതി 70 ശതമാനം വരെ കുറഞ്ഞിരിക്കുന്നു
അതേസമയം ഭാരതം 2600 കോടിയിലധികം രൂപയുടെ കളിപ്പാട്ടങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നു
മുൻപ് 300400 കോടി രൂപയുടെ കളിപ്പാട്ടങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് പുറത്തേക്ക് അയക്കപ്പെട്ടിരുന്നത്
ഈ നേട്ടങ്ങൾ കൊറോണക്കാലത്താണ് എന്നുകൂടി നാം അറിയണം
ഭാരതത്തിന്റെ കളിപ്പാട്ടമേഖല സ്വയം രൂപമാറ്റം വരുത്തിക്കാണിച്ചു തന്നിരിക്കുന്നു
ഭാരതത്തിലെ കളിപ്പാട്ട നിർമ്മാതാക്കൾ ഇപ്പോൾ നമ്മുടെ പുരാണങ്ങളെയും ചരിത്രത്തെയും സംസ്കാരത്തെയും ആധാരമാക്കിയുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നു
കളിപ്പാട്ടമുണ്ടാക്കുന്ന ചെറുകിട സംരംഭകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നു
ഇത്തരം ചെറുകിട സംരംഭകർ നിർമ്മിക്കുന്ന കളിപ്പാട്ടങ്ങൾ ഇന്ന് ലോകം മുഴുവൻ എത്തുന്നു
ഭാരതത്തിന്റെ കളിപ്പാട്ട നിർമ്മാതാക്കൾ ഇന്ന് ലോകത്തിലെ പ്രധാന ഗ്ലോബൽ ടോയ് ബ്രാൻഡുകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു
നമ്മുടെ സ്റ്റാർട്ടപ് മേഖലയും കളിപ്പാട്ടത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്
ഈ മേഖലയിൽ അവർ ശ്രദ്ധേയമായ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്
ബാംഗ്ലൂരിൽ ഷൂമി ടോയ്സ് എന്നു പേരുള്ള ഒരു സ്റ്റാർട്ടപ് പരിസ്ഥിതി സൌഹൃദമായ കളിപ്പാട്ടങ്ങളിൽ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ടു പോകുന്നത്
ഗുജറാത്തിലെ ആർകിഡ്സൂ കമ്പനി ഏ ആർ ബേയ്സ്ഡ് ഫ്ളാഷ് കാർഡുകളും ഏ ആർ ബേയ്സ്ഡ് കഥാപുസ്തകങ്ങളും ഉണ്ടാക്കുന്നു
പൂനെയിലെ ഫൺവെൻഷൻ ലേണിംഗ് എന്ന കമ്പനി കളിപ്പാട്ടങ്ങളിലൂടെയും ആക്ടിവിറ്റി പസിൽസിലൂടെയും ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും ഗണിതത്തിലും കുട്ടികളുടെ അഭിരുചി വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്
കളിപ്പാട്ട മേഖലയിൽ മഹത്തരമായ സംഭാവനകൾ നൽകുന്ന ഉല്പാദകരെ സ്റ്റാർട്ടപ്പുകളെ ഞാൻ അഭിനന്ദിക്കുകയാണ്
വരുവിൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ചു ചേർന്ന് ഭാരതത്തിലെ കളിപ്പാട്ടങ്ങളെ ലോകത്താകമാനം ജനകീയമാക്കാം
അതോടൊപ്പം തന്നെ ഭാരതത്തിലെ കളിപ്പാട്ടങ്ങളും പസിൽസും ഗയിംസും ധാരാളമായി വാങ്ങണമെന്നാണ് അഭ്യുദയകാംക്ഷികളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്
സുഹൃത്തുക്കളേ ക്ലാസ്മുറികളിലാകട്ടെ കളിക്കളത്തിലാകട്ടെ നമ്മുടെ യുവത രാജ്യത്തിന് അഭിമാനിക്കാൻ അവസരമൊരുക്കുന്നു
ഈ മാസത്തിൽ സിങ്കപ്പൂർ ഓപ്പണിൽ പി വി സിന്ധു അവരുടെ ആദ്യ കിരീടം നേടി
നീരജ് ചോപ്രയും തന്റെ അഭൂതപൂർവ്വമായ പ്രകടനം നിലനിർത്തിക്കൊണ്ട് ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ രാജ്യത്തിനുവേണ്ടി വെള്ളിമെഡൽ നേടി
നമ്മുടെ കളിക്കാർ അയർലന്റ് പാരാ ബാഡ്മിന്റൺ ഇന്റർ നാഷണലിൽ 11 മെഡലുകൾ നേടി രാജ്യത്തിന്റെ അഭിമാനമുയർത്തി
റോമിൽ നടന്ന വേൾഡ് കേഡറ്റ് റസലിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതീയ കളിക്കാർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു
നമ്മുടെ താരം സൂരജ് ഗ്രക്കോറോമൻ ഈവന്റിൽ അത്ഭുതം സൃഷ്ടിച്ചു
32 വർഷത്തെ ഇടവേളയ്ക്കുശേഷം അദ്ദേഹത്തിലൂടെ റസലിംഗിൽ സ്വർണ്ണമെഡൽ നേടി
നമ്മുടെ കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രവർത്തന നിരതമായ ഒരു മാസമായിരുന്നു
ചെന്നൈയിൽ നടക്കുന്ന 44 ാമത്തെ ചെസ് ഒളിമ്പ്യാഡിന് ആതിഥ്യം വഹിക്കുക എന്നത് ഭാരതത്തിന് വളരെ അഭിമാനകരമായ കാര്യമാണ്
ജൂലൈ 28 നാണ് ഈ ടൂർണമെന്റ് ആരംഭിച്ചത്
ഇതിന്റെ ഉദ്ഘാടനച്ചടങ്ങിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കും ലഭിച്ചു
യു കെയിൽ കോമൺവെൽത്ത് ഗയിംസ് ആരംഭിച്ചതും അതേദിവസം തന്നെയാണ്
യുവതയുടെ ആവേശം ഉൾക്കൊണ്ട ഭാരതത്തിന്റെ സംഘം നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടിരിക്കുന്നു
ഞാൻ ഭാരതീയരുടെ പേരിൽ എല്ലാ കളിക്കാർക്കും അത്ലറ്റുകൾക്കും ആശംസകൾ നേരുന്നു
ഭാരതം ഫിഫ അണ്ടർ 17 വനിതാ ലോക കപ്പിന് ആതിഥ്യം വഹിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു
ഈ ടൂർണമെന്റ് ഒക്ടോബർ അടുപ്പിച്ചായിരിക്കും നടക്കുക
ഇത് രാജ്യത്തെ പെൺകുട്ടികളുടെ കായികരംഗത്തോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കും
സുഹൃത്തുക്കളേ കുറച്ചു ദിവസം മുൻപാണല്ലോ രാജ്യത്തെ പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകളുടെ ഫലപ്രഖ്യാപനം ഉണ്ടായത്
തങ്ങളുടെ കഠിപ്രയത്നത്തിന്റെ ഫലമായി വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അനുമോദിക്കുന്നു
മഹാമാരിയുടെ കാലത്ത് കഴിഞ്ഞ രണ്ടുവർഷങ്ങളും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു
ഈ ചുറ്റുപാടിലും നമ്മുടെ ചെറുപ്പക്കാർ കാണിച്ച ധൈര്യവും സംയമനവും പ്രശംസാർഹമാണ്
ഞാൻ ഏവരുടെയും ശോഭനമായ ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു
എന്റെ പ്രിയ നാട്ടുകാരേ സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷത്തെ നമ്മുടെ രാജ്യത്തിന്റെ യാത്രയെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ ആരംഭിച്ചത്
ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ അടുത്ത 25 വർഷത്തേക്കുള്ള യാത്ര തുടങ്ങിക്കാണും
നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വീട്ടിൽ ത്രിവർണ്ണ പതാക പാറട്ടെ
ഇതിനായി നമുക്കെല്ലാം ഒരുമിക്കാം
ഇത്തവണ സ്വാതന്ത്ര്യദിനം നിങ്ങൾ എങ്ങനെ ആഘോഷിച്ചു വേറിട്ട് എന്തു ചെയ്തു ഇതെല്ലാം ഞാനുമായി പങ്കുവെയ്ക്കുക
അടുത്ത തവണ ഈ അമൃതോത്സവത്തിന്റെ വിവിധ വർണ്ണങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം
അതുവരേയ്ക്കും വിട നൽകുക
വളരെ വളരെ നന്ദി
നമസ്കാരം